Hello എവടെ ഇവിടുണ്ടേയ് എന്തെക്കെ സുഖല്ലേ ഏ എന്തായി പറഞ്ഞത്‌ ആ ശെരിയാണ്

ഹ്മ് പറയി പോയിവന്നേയ് മൂന്നാർപോയിപോന്നൂ നിങ്ങളതോ നിങ്ങളതെന്തായി

ഒരു തീരുമാന

ഞങ്ങളത് ഞങ്ങള് പിന്നെ teacher മാരും sir മാരും ഞങ്ങടെ support ആണ് അത് പെട്ടന്ന് പോയി പോന്ന് അ ഏ ഹമ്മ് അപ്പൊ ഇപ്പൊ നിങ്ങളത് തീർമാനായിട്ടില്ലലേ

എ പോയെ ആ practical ആ മുമ്പോ ഏ ഞങ്ങള് മൂന്നാ മൂന്നാറ് പോയി ആ അടിപൊളിയേനു

നമ്മള് ഒരുദിവസത്തിനലെ പോയത്ശെരിക്കും ഒരൂസം കൊണ്ട് പോര രണ്ട് ദിവസം നിക്കാണെകിൽപിന്നയും ഒരുപാട് വേറ spot കൾ ഉണ്ട് ഏഹ് ആ അത spent ചെയ അതെന്നെ ഉള്ളു

ആ ആ അത് ഞങ്ങള് എല്ലാരു അവതരിപ്പിച്ചു teacher മാരോട് അവര് support ചെയ്തു പിന്ന അങ്ങന അങ്ങട്ട് പോയി അത് ഇവിടുന്ന് ഒ ഒരു വൈന്നേരം മൂന്ന് നാല് മണിക്ക് ഇവിടുന്ന് start ചെയ്തു എന്നട്ട് അന്ന് night അവടത്തി night അവിടന്നേരത്ത് ഒരു resort ല് stay രാവിലെ കറങ്ങി അന്നന്നെ രാത്രി തിരിച് ഇങ്ട്ട് പോവോന്ന് ഓ അത് അടിപൊളി ആണ് അവസ്ഥ കൊറോണയും കോവിട് ഒക്കെ അല്ലെ അയ്ൻ്റെയാണ് ആ അതാണ് എപ്പോ ഞമ്മള് ഞമ്മള് പത്തിന് പോയപ്പോ അടിപൊളിയാന്ന് അന്ന് ഒന്നും കോവിഡ് ഉം ഇല്ല വേറേ പ്രേശ്നങ്ങൾ ഒന്നുല ഹ്മ് ഇല്ല നമ്മള്ടത്തീട്ടില്ല

ഹേ പറഞ്ഞ full ഒറപ്പാണല്ലേ അപ്പൊ

എനിക്ക് എനിക്കെന്താണ് ഞങ്ങള് പോയി stay നിന്നേ ഞമ്മള്പ ത്തിന്ന് പോയതാട്ടോ ഇഷ്ട്ടപെട്ടെ അവളെ മയ്സൂര് പോയിലെ ആ അവിടെ നല്ല അടിപൊളി resort ഏനു അവിടെ വേറെന്തെഞ്ഞു എന്താ ഓർമ്മകിട്ടണില്ല ആ ഷേ അടിപൊളിയെന്നുട്ടാ നല്ല ഒരു luxurysetup ഉം

ഹും ആ പിന്ന അന്ന് രാത്രി തിരിച്യ ആ ആയെ ന്നാ നിങ്ങളെ exam കൈറ്റ് അതിലെന്നെ പോന്നെന്നെക്കാളും നല്ലത് ന്നാഇപ്പഴ് പോരാ

മ്മ് ശെരിക്ക് Mysore വേഗം set തായത് പൊന്നേ നമ്മള് രണ്ടൂസം കറങ്ങുചെയ്‌തു പറഞ്ഞമാരി അത്പോല അടിപൊളി spot കൾ ആണ് അത് നിങ്ങളുടെ അതുപോലല്ലാ എത്രമാനം നടക്കാൻ ഇണ്ട് രണ്ടൂസാ trip അതാ അടിപൊളിയായത് ല്ലടാനുല്ല പെട്ടെന്ന് പെട്ടെന്ന് ഓരോരു station ന്ന് വേറെരു station ലേക്ക് ഇങ്ങനെ പൊക്യാണ് നമ്മക്ക് ഒരിടത് time spend ചൈയ്യാനുള്ള time ല്ല കോർച്ചേരൊന്ന് സംസാരിക്കാനൊ ഒന്നുനടക്കാനൊ ഏതങ്കിലുംഒരു സ്ഥലത്തു പോവ്യ് അവുട കണ്ണ്യ പോവുവ അടുത്തേക്കു പോവ്യ് കറങ്ങലാവ് വേഗം ആ അതാണ് അ ആ അല്ലാതെ എത് അ അങ്ങനല്ല ശെരിക് അതാ വാണ്ടേ അതാണ് ഓര ഹും ല്ല ല്ല ഏ പോയവരെല്ലാരും കണ്ടുശരി അത്രേ ഉള്ളൂ ഒരു ഇതല food ഒക്കെ അടിപൊളിയാന്നട്ട food ഒക്കെ അടിപൊളിയാണ് പ്രെശ്നം അത് ശെരിയാണ് അത് മറ്റേ ആട പോയി കഴിയുന്നേന് ഒര് രണ്ട് മുനീസം മുന്നേ ഹൈദരാബാദ് പോയിലെ ഹ്മ് ഹ്മ് ഹൈദരാബാദ്‌ പോയപ്പ food ഒന്നു correct ആക്കുല പോകുന്ന അഞ്ചാആറ് ദീസം ആറ്റോ അവിട നിന്ന് ഏഹ് ഒര് ദിവസം പോലു food ശെരിയാവുന്നില്ല നമ്മക്ക് ഞമ്മളെ ഈട്ന്ന് കേരളം വിട്ട്പോയാൽ ഉള്ള food എന്തോരു മെച്ചല്ല അതാണ് അല്ല മെച്ചം ഇലാൻഡ് ഞമ്മള് പറ്റാഞ്ഞിട്ടാണ് ഒടക്കത്തെത് വേണ്ടിവര്യണ് ഹ്മ് അതാണ് ഇങ്ങോട്ട് വരുമ്പോ എനക്കുംവെല്ലെ പോരത് ആ പറയ്‌ എന്തേ

അ ഏ എങ്ങ എങ്ങട്ടാ പോകാൻ plan ന് ആ എനക്ക് മനസിലായിനി ഏ എഹ് എഹ് ആ അത് കണ്ടിറ്റ് ആ wonderla ൽ പോകുലേ ചെയ്യാ അഹ് അഹ്

ആ ആ ഏ ഇ ഇന്നു add ചെയലേ അപ്പൊ ഞാനു ഇണ്ട് അപ്പൊ അത് അതേതായാലും നല്ലെ ആ

ആരെ ആഹ് എല്ലാരും നാളെ പോകാനാലേ രസ അതാണ് കൂടുതല് ആളാമ്ബോ ഏ ഒര് ബസിനൊക്കെ ആൾക്കാര് കാണും. അല്ലേൽ അത് കിട്ടൂല അഹ് അതാണ് date ഉം ശരിയായി കിട്ടൂല

മ്മ് ഉം ജയിച്ചാ എനി ചെലപ്പോ exam എയ്തീറ്റ് school ന് വേറെ ഒര് tour ഇണ്ട്‌ NSS ന്റഡന്ന് എന്തൊരു tour ഇണ്ട് അത്‌ തീരുമാനയ്റ്റില്ലാ അത് ഏങ്ങാട്ടേലും പോവും. വേര മ്മ് ഉം ആഹ് school കാര് മൊതലാണ് അതെന്തെന്ന് മറ്റൊന്നിന് schoolbase ല് tour ഉഷാറായി പോന്നു പഷെ ഇങ്ങ ഇങ്ങള് ഇങ്ങള് പോകാനെ മൂന്നാർ പൊണ്ടാട്ടോ പോണ്ട. വേറെ ഇത്‌പോലെ സ്തലം നോയ്‌ക്കോളിൻ ന്നാ പിന്നാ ഹും വ വയ വയനാട്‌ പോയിക്കോളിൻ മൂന്നാര് എന്തൊ അഴിൽ one days പാറ്റൂലാ two days പിന്നെ വിശയല്ല ആഹ് two day പിന്നെ വിശയല്ല. കാണ്ട കൊറച് സ്ഥലങ്ങള് ഇണ്ട്. അപ്പൊ two day ക്ക്‌ പോണം one day പോവാനെൽ ഒര് രസണ്ടാവൂല്ല. സാദാരണ എ എ ഏയ്ന്ന് പോയതല്ലേ എ അഹ് ഇജ്ജ് ഇണ്ടവല്ലോ അന്ന് അന്ന് ആ ഇരവികുളം നാഷണൽ പരക്കെ ഒക്കെ അല്ലെ ആഹ്‌ ഫിറോസ്‌ഖാൻ ഉം പഷേ അതും നല്ല റാസയ്‌നുട്ടോ. മ്മ് അതാണ്. അന്തന്ന് വെച്ചാ ഇപ്പ്രാശം ഞങ്ങള് പോയപ്പൊ ഇരവികുളം നാഷണൽ പാർക്ക് പൊയ്ക്കില്ല അവിടക്ക് പോണം അത് നല്ല രസാണ് കാരണം കൊറേ നടക്കണ്ട് road ക്ക്‌ ഇങ്ങനെ നടന്ന് വരയാട് പറഞ്ഞ സമ്ഭാവല്ലേ അതാണ് spot ആയിനേന മ്മ് അതാണ് ഞാൻ അവരെ ഹും ഇപ്പൊ എടുക്കുവാൻ അഗ്രഹായനും പഷെ ഞങ്ങളെ bus ആരുണ്ടായിരുന്നില്ല മ്മ് ഹും ആഹ് ഒര്സ്യു suiscidepoint ക്ക് പോയി അയിലെ കൊറച് നെരം നടക്കേം ചെയ് ആഹ് പൊയേൽ മൊതലായത് ആഹ് കാന കാനഡായ ആഹ് എല്ലാരും നര നരാ നടന്ന. ആഹ് അയിന്റെ ആ side ക്ക് എത്താനായി പിന്നെ തിരിച് ഇങ്ങട്ട് വേറെ

ഏയ് ക ക് ഇന്നാണല്ലേ ആഹ് പോവാന് family ഉം

മ്മ് അ ആ point അടിപൊളിയാലേ ആ പോണ routefull ഒര് കാണണം ഹും ആഹ് അതാണ് കണ്ണ് കാണൂല്ല അത് എടങ്ങേറാണ് ആഹ് ഇപ്പയ ആട കോട ഇറങ്ങ. അതിപ്പോ വേണെങ്കില് ഞമ്മളെ അങ്ങട്ട് ഉണ്ടായി ഇവിടെ ഞമ്മളെ അട്ടപ്പാടി സൈലന്റ് വാലി പോയാ മതി കോട കാണങ്കിൽ

മ്മ് main ആണ് അട്ടപ്പാടി എന്താണ് വെച്ച രസാണടെ. ഞമ്മക്ക് ഇവിടെ അടുത്താൺടെ സൈലന്റ് വാലി ഒക്കെ. ഹെ ഉം ആ ഡി ആണ്സൈലന്റ് വാലി ആണ് അട്ടപ്പാടി സൈലൻറ് വാലി ആണോ ഞങ്ങളെ ഉം ഞങ്ങളെ ഉം പിന്നേമ്മക്ക് പറ്റുന്ന resort അയ്‌നും ഉം ലക്ഷ്യ്

ഉഷാര് വരാൻ ഒന്നുല്ല

ആ അത് അത് അതാടവത്തെന്നെന് ആ ആയിട്ടാണ് ഉം പഷേ സംഭവം രാസായുണ്ട്ട്ടോ രാത്രി ഒന്നും ആരും ഉറങ്ങീട്ടില്ല. അവിടന്ന് ചാടി ഇങ്ങട്ട് അങ്ങനെ നടന്ന് പോയി alfaham നട്ട പാ നട്ട പാതിരാക്ക് ആട food ഒക്ക alfaham ഉം broast ഒക്കെ കിട്ടേയ്. ആ ആട ആൾക്കാര് ഓരോന്ന് ഇങ്ങനെ ഇണ്ടാക്കി ഇങ്ങനെ നിക്ക്ണ്ടാവും tourist place അല്ലെ എപ്പഴും ആൾക്കാരെ അല്ലെ കാണാ. ആഹ് ഇജ്ജ് ഇജ്ജ് കാണാൻ പോയല്ലേ

എറങ്ങീട്ട് ഇല്ലാത്തത് പൊറത് പോയി കഴിഞ്ഞാ full time ആൾക്കാർ ആണ് സമായന്നൊന്നുള്ള ആഹ് ഞമ്മള ആടെ ഒക്കെ ഒരു പത്തു പയിനോന്ന് മണി ആ നേരത്തന്നെ full

മ്മ് ഉം ഞാന് പിന്നെ നമ്മള ഏയ്‌ന്ന്ഏഴാം class ന്ന് മൂന്നാർ പോയത്‌ ഓർമണ്ടോ ഒര് echo echo point പോയില്ലേ echo point അവടക്ക് പോയി ഇപ്പൊ പ്ലസ്‌ടു പ്ലസ്‌ടുന്ന് പോയപ്പോ ആ അവിടന്നന്നെ ഞങ്ങക്ക് food തന്നേ അതവട ഞങ്ങള കൊണ്ടൊയ agency അവർക്ക് food എത്തീക്ക്

ഇരിക്കാന് എങ്ങ കു കൂടോ ആ ഒരു subscassion ആണ്

ആഹ് അത് പോയെങ്കി tour tour കൊളയ്‌നും ആരെ ആ കൊയംബത്തൂരോ

ഏഹ് ആഹ് ആഹ് അതന്നെ train ലാണ് ഇപ്പോളും general compartment ലാണ് എല്ലാരും ഉപയോഗിക്കന്നെ ലേ ഏഹ് sleeper ലൊക്കെ പഷേ ഏ acaccompartment ഒക്കെ എടക്കണം train പോവ്മ്പൊ എന്താന്ന് വെച്ചാ risk ൾ കൊറവായി കിട്ടുംകൂടുതൽ ആൾക്കാരും കേറി വരില്ല പഷേ cash budget budget കൂടും അതാവും അത് ഞങ്ങള് ഇപ്പൊ ഹൈദരാബാദ്‌ പോയപ്പൊ train അല്ലെ പോയെ accompartment ലേനും ഷീണം അറീലട്ടോ എത്ര നേരം travel ചെയ്‌താലും അതാണ് ഷേ trip ഒക്ക പോവുമ്പൊ പൗസ നോക്കാൻ പറ്റൂലയ്‌ക്കും മ്മ് അതൊക്കെ പറച്ചിലന്നുള്ള ഞങ്ങളന്ന് ഹൈദ ഏഹ് അതാണ് ചെലവാണ് അതിപ്പോ ചെലവ് കണ്ടറിഞ്ഞിട്ടല്ലെ ഞമ്മള് പോന്നത്‌ മ്മ് food ഓ അല്ലേ പിന്നെ പോകാനിക്കണോ ഇവിടെ തന്ന ഇരുന്ന പോരെ മ്മ് ഹൈദരാബാദ് പോയപ്പോ അടിപ്പൊളി ആണുട്ടോ ഞങ്ങള് പോവുമ്പോ ആരെ അറീല ഉപ്പാന്റെ വല്ല friends ഉം ഓല family ഒക്കെ അല്ലെ ഇനിക്ക് ആരെയും അറീല ആഹ് രണ്ടീസാ train ഇരുന്നത് അങ്ങട്ട് രണ്ടീസാല്ല ഒരീസം full twenty four hour ഏഹ് അത് ആഹ് അയിൽ എല്ലാരും company ആയി അടിപൊളി അയ്‌നും ഒറ്റിസം കൊണ്ട് സംഭവം എല്ലാരും ആയിൽ ഒതുങ്ങി കൂടിർക്കല്ലെ അങ്ങനെ എല്ലാര് എ എ ആ എല്ലാരോടും company ആയി അടിപോളി അയ്‌നും തിരിച്‌ വരുന്ന കൊറെആൾക്കാര് plane ല വന്നേ flightflight ല വന്നേ ഉം രണ്ട് മൂന്ന് ആൾകാര് ഞമ്മക് ticket കിട്ടീല അപ്പൊ പിന്നെ തിരിച് train തന്നെ വന്നു അല്ല അതെന്നെ രസാട്ടോ മറ്റേത് ഒറ്റയടിക്ക്‌ അട് എത് അതാണ് ഇന്യും പോകാലോ ഷെ ടേ തിരിച്ചവരുമ്പോള് നല്ല രാസേനും train ല് ആയോണ്ട് എന്നെ കൊറേ ആള്ക്കാര് ഇണ്ടായിര്ന്ന് രണ്ടുമൂന്നു ആൾക്കാരെ family അല്ലേ അയില് പോയത് plain പോയ flight പോയത് ഉം ഉം അയിനിപ്പോ എങ്ങ ഇല്ല കുസാറ്റ് ഞാൻ കൊടുത്തിട്ടില്ല മു തിരോന്തോരൊ അയേ ആ ഓനും ഇണ്ടാവൂലേ ഇങ്ങള് രണ്ടാളുംപാടെ തിരോന്തോരം plan ചെയ്ത് കൊടുത്തുക്കാണ്

സതേ ഉം ഞാൻ കൊടുത്തിട്ടില്ല ഞാ എനി neet ഉം KEAM ഉം കൊടുക്കണം neet ഉം KEAM കൊടുക്കണം

ഉം ഹെ ആ അനക്ക് ഇത് പത്തുന്ന് പോയതൊക്കെ ഓർമ ഇണ്ട അവ്ട്ന്ന് അടി കിട്ട്യേത്

ആ മനസിലായി മമ്മളെ social ന്റെ sir അ ഉം അയാളികെ അയ്മാലി sir ഉം ഞാൻ പറയന്ന കേക്കുന്നില്ലേ അനക്ക് audible അല്ലെ ആ കേക്കണ്ട് ഉം നിക്കണം അതാണ് ഓലെ കള്ച്ച culture നും അന്സരിച് നിക്കണം മൊത്ത ഇത് എനിക്ക് ആണത് ഹൈദരാബാദ് പോയപ്പോ ആകെ വ്യത്യസ്ഥായി തോന്ന്യത് എന്താ അറിയോ അവ അവട ചെന്നപ്പോ രാത്രി പത്തു പണ്ട്രണ്ടു മണിക്കൊക്കെ എന്താ road ലൊക്കെ full ആള്ക്കാര് ആവുമ്പൊ എങ്ങാനാറിയോ ഞമ്മളെ ഇബടെ മണ്ണാർക്കാട് പെരിന്തൽമണ്ണ കൂട്ടിക്കോ ഒരു രാവില ഒരു പത്തു പയിനോന്നു പന്ത്രണ്ട് മണിവരെയുള്ള തെരക്ക് എന്താ ആയിന്ടെ double എരട്ടി തെരക്കാ പത്തു പത്രണ്ട് മണിക്ക് അതു അങ്ങനല്ല അല്ല അ അവിട അവട ഇല്ല ആള്ക്കാര് എങ്ങനെ അവിടല്ലേ womens ഒക്കെ ആ localshow ആടുള്ള വു അത്ഞ ചോയ്ച്ച മതി മ്മ അവിടേക് പറഞ്ഞ ഒര് എ

ആയിൽ കൂടുതല് womens ആണേ അത് ആട ധൈര്യ അപ്പോലെ

പൊറത് ഉം അതായത് കൊറേ മലയാളീസ് നെ കണ്ടുമുട്ടി അവിടന്നെ അ തെരക്കില് കൊറേ വേറെ മലയാളീസ് trip വന്നോരു അതാ അ ആണ് നമ്മള് വേറ നാട്ടി ചെന്നിട്ട് നമ്മള് നാട്ടീന്ന് കാണുമ്പോ രസാണ് അതാണ് പിന്നെ ഹും exam ആരെ എബി ആ ആ എബി ഒന്നിന്റെ

കൊടുക്കായിരുന്നലെ

ഏത് jee അ main അതൊക്കെ എടങ്ങാറാണുലെ നമ്മളെ exam ൻറെ നമ്മളെ supply exam ൻറെ എടേല്

അപ്പൊ ഇങ്ങളെ school ത്തെ trip ഒന്നും തീരുമാനായിട്ടില്ല

batch out ഒ അത് രസണ്ടാവൂല പോവുമ്പോ എല്ലാരും മേലെ പോണ ഞങ്ങൾ പിന്നെ ഞങ്ങള് പിന്നെ അയിനുമാത്രള്ള ആള്ക്കാര് ഒന്നും ഇന്ത ഇണ്ടാവലില് ഉം ആഹ് നിങ്ങെളെ school കുറേ കുട്ടിയേളുണ്ടായൊണ്ട് ഒരു ഇതേയ്ക്കാരല്ലേ ഉം ഉം

ഏർ ആഹ് ഉം exam കഴിഞ്ഞാല് ഉം ന്തായാലും ഞങ്ങളാ tour അടിപൊളിയായി അതു കുഴപ്പല്ല school ന്നെന്നെ ഇങ്ങനെ പോണൊന്നുല്ലലോ ഞമ്മ മറ്റേ അത് ഇണ്ടാവും അതു ഒരു രസാണ്

കോർണറ്റ് ലു ആണ് sir മാരും teacher മാരും ഹും ആഹ് emergency ഇണ്ടാവുലാല്ലോ അല്ലെങ്കില് emergency ചെയ്‌തിട്ട് പോയാലൊന്നും നടക്കൂല അതാ സുഖം കാരണം അമ്മക് risk ഒന്നും അറിയണ്ട food ന്റ്റെ കാര്യങ്ങളായാലും അവിടത്തെ stay ന്റ്റെ കാര്യങ്ങളായാലും എല്ലാം അവര് തന്നെ setup ചെയ്തേരും ആഹ് പക്ഷെ അതുവരെ നമ്മക് ഒരു ഇതുണ്ടാവുലേ നമ്മക് വേറേ ന്തേം ചിരിയങ്കേ അജിപോളിയ

ആഹ് ഇക്ക ജെജ്ജുടെ friend ലെ അയക്കാ ആഹ് ക്ക

പോണം ഇങ്ങള്‌പോയീം ഞങ്ങ ഞങ്ങക്ക് പിന്നെ ഞങ്ങള് പോകാൻ കര്ത്തിയ ഇപ്പൊ പോകും ഇങ്ങളേ മാതിരി ഇതിങ്ങനെ നീട്ടിവെക്കൊന്നുല്ല അത അത് staff ന്ടെ കൊറവായോണ്ട് അല്ലെ ഞങ്ങള് പോകേനു

ഞങ്ങളതും മൂന്നീസം പോ മൂന്നിസം മൂന്നിസം പോവാ സമ്മതിച്ചലും അത് തന്നെ staff ൻറെ കൊറവോണ്ടാണ് പോയോ അഹ് ഇക്കുയർടെ ഞങ് അല്ല ഇനി അത്പറഞ്ഞോ ഇങ്ങൾ ആദ്യം എവടക്കേലും പോക്‌ എന്നിട്ട് വർത്താന ഉം ഇങ്ങളെങ്ങോട്ട ഇങ്ങള് school ന്നു ന്നു trip പൊയ്കല്ലോ നെല്ലിയാംപടി ഇജ്ജ് അയിനൊങ്ങനൊന്ന്മ ഇല്ലാല ആഹ് camp model അല്ലെ natural camp ആയ്ക്കാരം ഇല്ല ഞങ്ങളു പോണോള്ളൂ school exam കഴിഞ്ഞിട്ട് അത് ഇപ്പോളല്ല ഞാൻ ശെരിക്കുംപറഞ്ഞയഞാൽ നിര്ബന്ധഇല്ലേ ഈ പ്രാവിശ്യം മാണെങ്കിൽ പോയാമതി ഞാള് പോണുണ്ട് വേറെന്താ സുഖല്ല ചോയ്ക്ക സുഖല്ലേ ചോയ്ക്കാ ആഹ് അയിന്റെയൊരു ഇതുണ്ടാവൂല്ലേ ഇൽ അതൂല്ല tension ആണ് നല്ല tension ആണ പഠിച്ചാ ഇരിക്കാൻ ഇങ്ങനെ തോന്നുന്ന ഇരിക്കോ ഇല്ല അതെങ്ങനാ ഒരാൾ വിളിച്ചാല് അങ്ങനെ സംസാരിച്ചങ്ങനിരിക്കും

ഹും ഇണ്ട് ഉം ഉം പിന്നെ ഇജ്ജ് അന്റ്റെ ഇതൊക്കല് ഇല്ലേ അഹ് ഇനിവേറെണ്ടാവും ല്ലേ six ഏ ആറു അല്ല ആകെ അഞ്ചു ദിവ്സല്ലേ ഉള്ളു നാലു chapter ഒക്കെ വെച്ചു ഒരീസം തീർക്കണ ഒന്നും നടക്കണ കാര്യല്ല ആറീന്നത് പോയി എയ്താ ന്ന പിന്നെ ശെരി ഞാൻ പിന്നെ വിളിക്കാട്ടോ okay bye hello നമസ്കാരം ഇന്ന് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് യാത്ര travel ഇതിനെ പറ്റിയാണ് വിദൂര സ്ഥലങ്ങൾക്കിടയിലുള്ള ആളുകളുടെ ചലനമാണ് യാത്ര എന്നറിയപ്പെടുന്നത് കാൽനട cycle automobile train boat bus വിമാനം കപ്പൽ അല്ലെങ്കിൽ മറ്റു മാർഗങ്ങൾ ഉപയോഗിച്ച് യാത്ര ചെയ്യാം luggage ഓട് കൂടിയും അല്ലാതെയോ യാത്ര ചെയ്യാം കൂടാതെ ഒരു വഴിക്ക് മാത്രമായോ round trip ആയോ യാത്ര ചെയ്യാം വിനോദസഞ്ചാരത്തിന്റെ കാര്യത്തിൽ എന്നപോലെ ഹ്രസ്വകാല താമസവും യാത്രയിൽ ഉൾപ്പെടുത്താം വിനോദം അവധി കാലം ഗവേഷണ വിവരങ്ങൾ ശേഖരിക്കുക ആളുകളെ സന്ദർശിക്കുക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ മറ്റു എവിടെയെങ്കിലും ജീവിതമാ മാരമ്പിക്കാനുള്ള കുടിയേറ്റം മത തീർത്ഥാടനങ്ങൾ mission യാത്രകൾ business യാത്രകൾ വ്യാപാരം ആരോഗ്യ സംരക്ഷണം അല്ലെങ്കിൽ യുദ്ധവും മറ്റു കാരണങ്ങളും മൂലം ഓടി പോകുക എന്നിങ്ങനെ യാത്രക്ക് കാരണങ്ങൾ പലതുണ്ട് യാത്രക്കായി നടത്തം അല്ലങ്കിൽ cycling പോലുള്ള മനുഷ്യ ശക്തി ആവഷ്യമുള്ള മാർഗങ്ങൾ ഉപയോഗിക്കാം അല്ലെങ്കിൽ പൊതു ഗതാഗതം car തീവണ്ടി വിമാനങ്ങൾ എന്നിവ പോലുള്ള വാഹനങ്ങൾ ഉപയോഗിക്കാം സമ്പന്ന ഗ്രീക്ക്ക്കാരും റോമക്കാരും അവരുടെ വേനൽ കാല വസതികളിലേക്കും പോപ്പേയ് ബയെ തുടങ്ങിയ നഗരങ്ങളിലെ villa കളിലേക്കും വിനോദത്തിനായി യാത്ര ചെയ്യുമായിരുന്നു ആദ്യ കാല യാത്രങ്ങൾ മന്ദഗതിയിലുള്ളവയും കൂടുതൽ അപകട കരവുമായിരുന്നു അവ കൂടുതലായും വ്യാപാരം കുടിയേറ്റം എന്നിവക്കായുള്ളതായിരുന്നു ആധുനിക കാലത്തെ സാംസ്കാരികവും സാങ്കേതികവുമായ മുന്നേറ്റങ്ങൾ യാത്ര എളുപ്പവും എല്ലാവർക്കും ചെയ്യാവുന്നതുമായി മാറ്റി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ക്രിസ്റ്റഫർ കൊളംബസ് സ്പെയിനിൽ നിന്ന് പുതിയലോകത്തേക്ക് കപ്പൽ കയറിയതിനു ശേഷം മനുഷ്യ വർഗം ഗതാഗതത്തിൽ വളരെയധികം മുന്നോട്ട് പോയി കൊളംബസ്ന്റെ പര്യവേഷണം അന്തിമ ലക്ഷ്യ സ്ഥാനത്ത് എത്താൻ പത്ത് ആഴ്ചയെടുത്തു എന്നാൽ ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ ഒരു വിമാനം സ്പെയിനിൽ നിന്ന് അമേരിക്കയിൽ എത്താൻ ഒറ്റ രാ ത്രി മതിയാകും മധ്യ കാലഘട്ടത്തിലെ യാത്ര ബുദ്ധിമുട്ടുകളും വെല്ലുവിളികളും നിറഞ്ഞതായിരുന്നു എന്നിരുന്നാലും ഇത് അന്നത്തെ സമ്പത് വ്യവസ്ഥക്കും സമൂഹത്തിനും പ്രധാനമായിരുന്നു വലിയ യാത്രകൾ പ്രധാനമായും വ്യാപാര ആവശ്യത്തിനുള്ളവയായിരുന്നു european ഇസ്ലാമിക ലോകത്ത് മതേപരമായ തീർത്ഥാടനങ്ങൾ സാധാരണമായിരുന്നു കൂടാതെ പ്രാദേശികമായും അന്ധർദേശികമായും ഉള്ള സഞ്ചാരങ്ങളും ഉണ്ടായിരിന്നു പതിനാറാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ european യുവ പ്രഭുക്കന്മാർക്കും സമ്പന്നരായ ഉയർന്ന വർഗ്ഗക്കാർക്കും ഇടയിൽ കലയിലും സാഹിത്യത്തിലുമുള്ള വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി european നഗരങ്ങളിൽ

പത്തൊൻപതാം നൂറ്റാണ്ടിൽ railway ശൃംഖല വരുന്നത് വരെ വെള്ളത്തിലൂടെ ഉള്ള യാത്ര കര യാത്രയേക്കാൾ കൂടുതൽ സുഗമവും വേഗത്തിലുള്ളതുമായിരുന്നു വിനോദ സഞ്ചാരത്തിനായുള്ള യാത്രകൾ ആരംഭിച്ചത് ഈ സമയത്താണ് യാത്രയിലുള്ള വെല്ലുവിളികൾ കുറഞ്ഞതോടെ ആളുകൾ വിനോദത്തിനായി യാത്ര ചെയ്യാൻ തുടങ്ങി train കളും hotel കളും ഒരുമിച്ച് book ചെയ്യുന്ന tourism package കൾ വിൽക്കുന്ന തോമസ് കുക്കിനെ പോലെ ഉള്ളവർ ഇത് മുതലാക്കി ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ ലോക യുദ്ധത്തിൽ അവസാനത്തോടെ തീരുകയും ദൂരെ യാത്രകൾ air ship കളും വിമാനങ്ങളും ഏറ്റെടുത്തു ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ അലക്സിസ് അൽഫോഡ് എന്ന സ്ത്രീയെ ഇരുപത്തി ഒന്ന് വയസിന് മുൻപ് നൂറ്റി തൊന്നൂറ്റി ആറ് രാജ്യങ്ങളും സന്ദർശിക്കാൻ പ്രാപ്തമാക്കുന്ന തരത്തിൽ വിമാന യാത്രക്കാർ തീർന്നു